Javaയിലെ അറേയ്സ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് അറേയ്സ് സൃഷ്ടിക്കുന്നതും അതിലെ എലിമെന്റ്സ് ആക്സസ് ചെയ്യുന്നതും
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 ജെഡികെ 16 എക്ലിപ്സ് 370 ഈ ട്യൂട്ടോറിയലിനായി Javaയിലെ ഡാറ്റ typesഉം ഫോർ loopഉം അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഡേറ്റകളുടെ ശേഖരത്തെ അറേയ്സ് എന്ന് പറയുന്നു
ഉദാഹരണത്തിന് മാർക്കുകളുടെ പട്ടിക പേരുകളുടെ പട്ടിക മഴയുടെ വിവരങ്ങൾ താപനില
ഓരോ elementന്റിനും അതിന്റെ സ്ഥാനത്തിന് അനുസരിച്ച് ഒരു ഇൻഡെക്സ് ഉണ്ടായിരിക്കും
elementsന്റെ ഇൻഡെക്സ് ഇങ്ങനെയാണ്ആദ്യത്തേതിന്റെ 0 രണ്ടാമത്തേതിന്റെ 1
ഈ ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യുമെന്ന് നോക്കാം
Eclipseലേക്ക് പോകുക
അറയ്സ്ഡെമോ എന്ന് പേരുള്ള ക്ലാസ്സ് സൃഷ്ടിച്ചിട്ടുണ്ട്
മെയിൻ methodനുള്ളിൽ മഴയുടെ കണക്കുകൾ ചേർക്കാം
മെയിൻ ഫങ്ഷനുള്ളിൽ ടൈപ്പ് ചെയ്യുക
ഇന്റ് റെയിൻഫോൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന സ്ക്വയർ ബ്രാക്കറ്റുകൾ ഇക്വൽ ടോ കർലി ബ്രാക്കറ്റുകൾക്കുള്ളിൽ ടൈപ്പ് ചെയ്യുക 25 31 29 13 27 35 12 അവസാനമായി സെമിക്കോളൻ

വേരിയബിളിന്റെ പേരായ rainfallന് ശേഷമുള്ള സ്ക്വയർ ബ്രേസസ് ശ്രദ്ധിക്കുക
ഇത് rainfallനെ integersന്റെ ഒരു അറേ ആയി ഡിക്ളയർ ചെയ്യുന്നു
arrayയിലെ elementsനെ സൂചിപ്പിക്കുന്നതിനാണ് ബ്രേസസ് ഉപയോഗിക്കുന്നത്
ഇപ്പോൾ ഡേറ്റ ആക്സസ് ചെയ്യാം
അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക
സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ റെയിൻഫോൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 2 ടൈപ്പ് ചെയ്യുക
ഇൻഡെക്സ് 2ലുള്ള എലിമെന്റ് ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്
അതായത് arrayയിലെ മൂന്നാമത്തെ എലിമെന്റ് ആയ 29
സേവ് ചെയ്തിട്ട് പ്രോഗ്രാം റൺ ചെയ്യുക
ഔട്ട്പുട്ട് മൂന്നാമത്തെ എലിമെന്റ് ആയ 29 ആണെന്ന് കാണാം
2ന്റെ സ്ഥാനത്ത് 0 ടൈപ്പ് ചെയ്യുക
പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് ആദ്യത്തെ എലിമെന്റ് ആയ 25 ആണെന്ന് കാണാം
ഇപ്പോൾ ആദ്യത്തെ elementന്റിന്റെ മൂല്യത്തിൽ മാറ്റം വരുത്താം
ടൈപ്പ് ചെയ്യുക റെയിൻഫോൾ 0 11 ഇത് പരിശോധിക്കാം
പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
മൂല്യം 11 ആയി മാറിയെന്ന് കാണാം
ഇപ്പോൾ ഒരു പ്രത്യേക sizeലുള്ള അറേ അതിലെ എലിമെന്റ്സ് കൊടുക്കാതെ സൃഷ്ടിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം
മെയിൻ ഫങ്ഷനിൽ ഉള്ളതെല്ലാം നീക്കം ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക
ഇന്റ് സ്ക്വയർസ് ന്യൂ ഇന്റ് 10 ഈ സ്റ്റേറ്റ്മെന്റ് സ്ക്വയർസ് എന്ന 10 ഇന്റഗർ എലിമെന്റ്സ് ഉള്ള ഒരു അറേ സൃഷ്ടിക്കുന്നു
ഇപ്പോൾ ഇതിൽ ചില മൂല്യങ്ങൾ ചേർക്കാം
ടൈപ്പ് ചെയ്യുക squares0 1 അടുത്ത വരിയിൽ squares1 4 അടുത്തത് squares2 9 squares3 16 അതായത് നമ്മൾ ആദ്യത്തെ നാല് അക്കങ്ങളുടെ വർഗം എന്റർ ചെയ്തു
arrayയുടെ മറ്റ് എലിമെന്റ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം
അതിനായി arrayയുടെ ആറാമത്തെ മൂല്യം പ്രിന്റ് ചെയ്യാം
ടൈപ്പ് ചെയ്യുക സിസ്റ്റം S capitaloutprintlnസ്ക്വയർസ് 5 പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
മൂല്യം പൂജ്യം ആണെന്ന് കാണാം
ഇതെന്തന്നാൽ നമ്മൾ ഒരു ഇന്റിജർ അറേ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ മൂല്യങ്ങൾ പൂജ്യമായി ഇന്ത്യലൈസ് ചെയ്യുന്നു
അത് പോലെ ഒരു ഫ്ലോട്ട് arrayയുടെ എല്ലാ മൂല്യങ്ങളും 00 ആയി ഇന്ത്യലൈസ് ചെയ്യുന്നു
arrayയിലേക്ക് ഓരോ മൂല്യവും പ്രത്യേകം ടൈപ്പ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്
ഇതിന് പകരം ഫോർ ലൂപ്പ് ഉപയോഗിക്കാവുന്നതാണ്

ഔട്ട്പുട്ട് പരിശോധിക്കാം
Arrayയിലെ ആറാമത്തെ elementന്റിന്റെ മൂല്യം പ്രിന്റ് ചെയ്യുന്നു
സേവ് ചെയ്ത് റൺ ചെയ്യുക
ആറാമത്തെ എലിമെന്റ് 6ന്റെ വർഗമായ 36 ആണെന്ന് കാണാം
നമുക്ക് എല്ലാ മൂല്യങ്ങളും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്
മൂല്യങ്ങൾ പ്രത്യേകം എന്റർ ചെയ്ത വരികൾ നീക്കം ചെയ്യുക4ന് പകരം 0 കൊടുക്കുക
ഇങ്ങനെ 0 മുതൽ 9 വരെയുള്ള indexൽ ബന്ധപ്പെട്ട സംഖ്യകളുടെ വർഗങ്ങൾ എലിമെന്റ്സ് ആയി സെറ്റ് ചെയ്യുന്നു
മൂന്നാമത്തെ elementന്റിന്റെ മൂല്യം പരിശോധിക്കാം
5ന് പകരം 2 കൊടുക്കുക
സേവ് ചെയ്ത് റൺ ചെയ്യുക
Loopൽ മൂന്നാമത്തെ എലിമെന്റ് 9 ആയി സെറ്റ് ചെയ്യപ്പെട്ടത് കാണാം
ഇങ്ങനെയാണ് അറേയ്സ് സൃഷ്ടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് അറേയ്സ് ഡിക്ലേർ ചെയ്ത് ഇന്ത്യലൈസ് ചെയ്യുന്നത് arrayയിലെ എലിമെന്റ്സ് ആക്സസ് ചെയ്യുന്നത്
അസ്സൈൻമെന്റ് ഒരു ഇന്റിജർ arrayയിലെ elementsന്റെ തുക കാണുക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
ഇത് പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ